ലിബ്രിയോഫീസ് മാത്ത് സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് സെറ്റ് ഓപ്പറേഷൻ എഴുതുന്നത്
ഫാക്ടറിയൽസ് എഴുതുന്നത്
നംബറിംഗ് ഉപയോഗിച്ചുള്ള ക്രോസ് റഫറൻസ് ഇക്വേഷൻസ്
ഇതിനായി കഴിഞ്ഞ ട്യൂട്ടോറിയലിൽ നമ്മൾ സൃഷ്ടിച്ച mathexample1ഓഡ്റ്റ് എന്ന വ്രൈട്ടർ ഡോക്യുമെന്റ് തുറക്കാം ഒരു പുതിയ പേജിലേക്ക് പോകാനായി ഈ ഡോക്യുമെന്റിന്റെ അവസാന പേജിൽ എത്തിയിട്ട് കണ്ട്രോൾ Enter പ്രേസ്സ് ചെയ്യുക
സെറ്റ് Operations എന്ന് ടൈപ്പ് ചെയ്തിട്ട് രണ്ട് പ്രാവശ്യം Enter പ്രസ് ചെയ്യുക
ഇപ്പോൾ മാത്ത് കാൾ ചെയ്യാം
മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഫോണ്ട് സൈസ് 18 പോയിന്റ് ആയി വർദ്ധിപ്പിക്കുക
അലിഗ്ന്മെന്റ് ലെഫ്റ്റ് ആക്കുക
സെറ്റ് ഓപ്പറേഷൻസ് എഴുതുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ പഠിക്കാം
സെറ്റ് ഒരു പ്രത്യേക തരം അംഗങ്ങളുടെ കൂട്ടായിമയാണ്
ഇതിനെ കാണിക്കുന്നതിനായി Mathൽ പ്രത്യേകം മാർക്ക് അപ്പ് ഉണ്ട്
സ്ക്രീനിൽ കാണുന്നത് പോലെ setsന് നാല് ഉദാഹരണങ്ങൾ ഫോർമുല എഡിറ്റർ വിൻഡോയിൽ എഴുതുന്നു
5 എലിമെന്റുകൾ ഉള്ള സെറ്റ് A സെറ്റ് B സെറ്റ് C സെറ്റ് D ഓരോന്നിലും അവയുടെ എലിമെന്റുകളും
ശ്രദ്ധിക്കുക സെറ്റുകളുടെ ബ്രാക്കറ്റുകൾ എഴുതുന്നതിനായി ൽബ്രേസ് ർബ്രേസ് എന്നീ മാർക്ക് upകൾ ഉപയോഗിക്കുന്നു
ഇപ്പോൾ യൂണിയൻസ് ഇന്റർസെക്ഷൻസ് തുടങ്ങിയ സെറ്റ് operationകൾ എഴുതാം
ആദ്യമായി യൂണിയൻ ഓപ്പറേഷൻ എഴുതാം
B യൂണിയൻ C യുടെ മാർക്ക് അപ്പ് നമ്മൾ അത് വായിക്കുന്നത് പോലെ തന്നെയാണ്
ഇതിന്റെ ഉത്തരം സെറ്റ് 1 2 6 4 5 അതായത് രണ്ട് സെറ്റുകളിലേയും എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്നു
ഇന്റർസെക്ഷൻ operationന്റെ markupഉം നമ്മൾ അത് വായിക്കുന്നത് പോലെ തന്നെയാണ്
രണ്ട് സെറ്റുകളിലും പൊതുവായ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്റർസെക്ഷൻ
അതിനാൽ B ഇന്റർസെക്ഷൻ Dയുടെ ഫലം 6 ആണ്
അത് പോലെ സെറ്റ് Aയുടെ സബ്സെറ്റ് ആണ് സെറ്റ് സി അതായത് Cയിലെ എല്ലാ അംഗങ്ങളും സെറ്റ് Aയിലും ഉണ്ട്
ഇതിന്റെ മാർക്ക് അപ്പ് ആണ് C സബ്സെറ്റ് അ
എലിമെന്റ്സ് വിൻഡോയിലെ മൂന്നാമത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് സെറ്റ് operationsനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാവുന്നതാണ്
വ്യൂഗ്ട് എലിമെന്റ്സ്ഗ്ട് സെറ്റ് ഓപ്പറേഷൻസ്
ഇപ്പോൾ നമ്മുടെ വർക്ക് സേവ് ചെയ്യാം
ഫൈൽ ക്ലിക്ക് ചെയ്ത് സേവ്
ഇപ്പോൾ ഫാക്ടറിയൽ ഫങ്ഷൻസ് എഴുതാം
നമ്മൾ ഇനി എഴുതാൻ പോകുന്ന മൂന്ന് ഫോർമുലകൾക്ക് 1 മുതൽ 3 വരെയുള്ള നമ്പറുകൾ നല്കുന്നു
ഇത് വ്രൈട്ടർ ഡോക്യുമെന്റിൽ ഇവയെ ക്രോസ് റെഫർ ചെയ്യുവാൻ സഹായിക്കുന്നു
പുതിയ പേജിലേക്ക് പോകാനായി വ്രൈട്ടർ ഗ്രേ ബോക്സിന് പുറത്ത് മൂന്ന് പ്രാവശ്യം സാവധാനത്തിൽ ക്ലിക്ക് ചെയ്യുക
കണ്ട്രോൾ പ്രസ് ചെയ്തിട്ട് Enter
ഫാക്ടറിയൽ Function ടൈപ്പ് ചെയ്യുക രണ്ട് പ്രാവശ്യം എന്റർ കൊടുക്കുക
ഇപ്പോൾ മാത്ത് കാൾ ചെയ്യുവാൻ നമുക്ക് അറിയാം
എന്നാൽ വ്രൈട്ടർ ലേക്ക് മാത്ത് ഒബ്ജക്ട് നെ കൊണ്ട് വരുന്നതിന് മറ്റൊരു മാർഗം ഉണ്ട്
ഇതിനായി വ്രൈട്ടർ ഡോക്യുമെന്റിൽ f n എന്ന് എഴുതിയിട്ട് ഫ്3 പ്രസ് ചെയ്യുക
E ഐഎസ് ഇക്വൽ ടോ m c സ്ക്വയർഡ് എന്ന് കാണിക്കുന്ന ഒരു പുതിയ മാത്ത് ഒബ്ജക്ട് ഇപ്പോൾ കാണുന്നു
അതോടൊപ്പം വലത് വശത്ത് പരാൻതീസിസിനുള്ളിൽ നമ്പർ ഒന്നും കാണാം
ഇതിനർത്ഥം ഡോക്യുമെന്റിലെവിടേയും ഈ ഫോർമുല ക്രോസ് റെഫർ ചെയ്യുന്നതിന് നമ്പർ ഒന്ന് ഉപയോഗിക്കാം
ഇത് ചെയ്യുന്നതെങ്ങനെയെന്ന് പിന്നീട് പഠിക്കാം
ഇപ്പോൾ മാത്ത് objectൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റിംഗ് ചെയ്യുക
ഫോണ്ട് സൈസ് 18 ലെഫ്റ്റ് അലിഗ്ന്മെന്റ്
ശരി ഇപ്പോൾ Factorialന് ഒരു ഉദാഹരണം എഴുതാം
ഫാക്ട് എന്ന മാർക്ക് അപ്പ് ഫാക്ടറിയൽ അടയാളത്തെ പ്രതിനിധാനം ചെയ്യുന്നു
നിലവിലുള്ള ഫോർമുല ഓവർ റൈറ്റ് ചെയ്യാം 5 ഫാക്ടറിയൽ 5 ഇന്റോ 4 ഇന്റോ 3 ഇന്റോ 2 ഇന്റോ 1 120
മാർക്ക് അപ്പ് ശ്രദ്ധിക്കുക
പുതിയ മാത്ത് objectൽ നമുക്ക് അടുത്ത ഫോർമുല എഴുതാം
ഇതിനായി ആദ്യം വ്രൈട്ടർ ഗ്രേ ബോക്സിന് പുറത്ത് മൂന്ന് പ്രാവശ്യം സാവധാനത്തിൽ ക്ലിക്ക് ചെയ്യുക
പേജിന്റെ അവസാനത്തേക്ക് പോകുന്നതിനായി മൂന്നോ നാലോ പ്രാവശ്യം ഡൌൺ അറോ കീ പ്രസ് ചെയ്യുക
രണ്ടാമത്തെ മാത്ത് objectനായി f n ടൈപ്പ് ചെയ്ത് ഫ്3 പ്രസ് ചെയ്യുക
വീണ്ടും ഫോർമാറ്റിംഗ് ആവർത്തിക്കുക
ഫാക്ടറിയൽ ഡെഫിനിഷൻ ഉപയോഗിച്ച് നിലവിലുള്ള ഫോർമുല ഓവർ റൈറ്റ് ചെയ്യുക
N ഫാക്ടറിയൽ ഐഎസ് ഇക്വൽ ടോ പ്രോഡ് ഫ്രോം k 1 ടോ n ഓഫ് കെ
മാർക്ക് അപ്പ് പ്രോഡ് ശ്രദ്ധിക്കുക ഇത് ഗുണിതത്തെ സൂചിപ്പിക്കുന്നു
ഇത് സങ്കലനത്തിന് വേണ്ടിയുള്ള sigmaക്ക് സമാനമാണ്
ഇപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ചെയ്തത് പോലെ മൂന്നാമത്തെ മാത്ത് ഒബ്ജക്ട് കൊണ്ട് വരാം
സ്ക്രീനിലേത് പോലെ ഫാക്ടറിയൽ ഡെഫിനിഷൻ രണ്ട് കണ്ടീഷണൽ ഫോർമുലകളായി എഴുതുക
മാർക്ക് അപ്പ് ബിനോം ശ്രദ്ധിക്കുക
ഇത് രണ്ട് എലിമെന്റുകളെ വെർട്ടിക്കൽ stackൽ കാണിക്കുന്നു
ഇത് നല്ല അലിഗ്ന്മെന്റ് നല്കാൻ സഹായിക്കുന്നു
ഈ ഫോർമുലകൾ എങ്ങനെ ക്രോസ് റഫറൻസ് ചെയ്യുമെന്ന് നോക്കാം
ഇതിനായി പുതിയ പേജിലേക്ക് പോകുക
ടൈപ്പ് ചെയ്യുക അൻ എക്സാംപിൾ ഓഫ് ഫാക്ടറിയൽ ഐഎസ് പ്രൊവൈഡഡ് here ഇപ്പോൾ ഇൻസെർട്ട് മേനു എന്നിട്ട് ക്രോസ് referenceക്ലിക്ക് ചെയ്യുക
പുതിയ popupൽ ടൈപ്പ് ലിസ്റ്റിലുള്ള ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക
എന്നിട്ട് സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ഐറ്റം തിരഞ്ഞെടുക്കുക
ഇത് ആദ്യത്തെ ഫാക്ടറിയൽ ഫോർമുലയെ സൂചിപ്പിക്കുന്നു
ഇൻസെർട്ട് റഫറൻസ് ടൂൾ ലിസ്റ്റിൽ നിന്ന് റഫറൻസ് തിരഞ്ഞെടുക്കുക
ഇൻസെർട്ട് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക
നമ്മുടെ ടെക്സ്റ്റിന് ശേഷം പരാൻതീസിസിനുള്ളിൽ 1 കാണുന്നു
അതായത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു
ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഇത് പരിശോധിക്കാം
നമ്മൾ ആദ്യത്തെ ഫോർമുല എഴുതിയിടത്തേക്ക് കർസർ പോകുന്നത് ശ്രദ്ധിക്കുക
ഇങ്ങനെയാണ് വ്രൈട്ടർ ഡോക്യുമെന്റിൽ മാത്ത് ക്രോസ് റഫറൻസ് ചെയ്യുന്നത്
നമ്മുടെ വർക്ക് സേവ് ചെയ്യുക
Mathന് വേണ്ടിയുള്ള ചില റഫറൻസ് ലിങ്ക്സ് ഇവയാണ് libreofficeഓർഗ് ഡോക്യുമെന്റേഷൻ ലിങ്കിൽ നിന്നും ഗൈഡ്സ് ഡൌൺലോഡ് ചെയ്യുക
Mathനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്
അവസാനമായി ഒരു അസൈൻമെന്റ് ഈ വ്രൈട്ടർ ഡോക്യുമെന്റ് ഉപയോഗിക്കുക
ഈ ട്യൂട്ടോറിയലിൽ ഉദാഹരണമായി നല്കിയ സെറ്റുകൾ ഉപയോഗിച്ച്160 A യൂണിയൻ ഐഎസ് ഇക്വൽ ടോ യൂണിയൻ C ആണോ എന്ന് പരിശോധിക്കുക
A മൈനസ് Bയുടെ ഫലം എഴുതുക
രണ്ടാമത്തേയും മൂന്നാമത്തേയും ഫാക്ടറിയൽ ഫോർമുലകൾ വ്രൈട്ടർ ഡോക്യുമെന്റിൽ ക്രോസ് റഫറൻസ് ചെയ്യുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത്160 സെറ്റ് ഓപ്പറേഷൻസ് എഴുതുന്നത്
ഫാക്ടറിയൽസ് എഴുതുന്നത്
നംബറിംഗ് ഉപയോഗിച്ച് ഇക്വേഷൻസ് ക്രോസ് റഫറൻസ് ചെയ്യുന്നത്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
ഈ പ്രോജക്റ്റ് ഏകോപിപ്പിച്ചത് httpspoken tutorialorg
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്